നല്ലൊരു college life ഉം വേണം പഠിപ്പും വേണം

അങ്ങൻതൊരു college ആ നോക്കുന്നത് അവിടെത്തന്നെ വേഗം കിട്ടുആണെങ്ങിൽ വേഗം ഇതുണ്ടല്ലോ ഏതാ എൻെറ ഒരു cousin ഉണ്ടായിരുന്നു എവിടെ means ഏർ calicut university ൻറെ ആടെ കുറെ

നി ഇവിടെ തന്നെയല്ലെ calicut university ൽ തന്നെയല്ലെ നോക്കുന്നെ

ഗുരുവായൂരപ്പൻ college ൽ best college ആ അടിപൊളിയാ എനിക്ക് അവിടെ വരാൻ നല്ല ഇഷ്ടാ

ഉം അവിടേക്ക് പോവേനു അല്ലെ നമ്മക്ക് അവിടെ പോവനു അവിടെയാവുമ്പോ college life set ആണ് ഉം college life കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കൊതി അവിടെ എല്ലാരേം friends കാണും പഠിക്കുന്നവരൊക്കെ ഞാൻ കാണലുണ്ട് നല്ല college നല്ലൊരു atmosphere ഇങ്ങനെ എന്തായാലും നമ്മുക്ക് degree കഴിയട്ടെ ഏതായാലും നമ്മുക്ക് first first നല്ല നല്ല college കൊടുക്കാ ഉം first നമ്മുക്ക് ഗുരുവായൂരപ്പൻ college കൊടുക്കാം

അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ നല്ലതൊക്കെ ഏതാ നോക്കിയിട്ട് നമ്മക്ക് കൊടുക്കാം അതാ നല്ലത് ഒക്കെ കൂടെ ആയാൽ ഒക്കെ കൂടെ ആ അതെന്നെ ഒരെണ്ണത്തിൽ just apply ചെയ്തേക്കും എന്തായാലും result വന്നാൽ വേഗം പോയിട്ട് നമ്മുക്ക് admission അതൊക്കെ ചെയ്യണം ഉം എന്നിട്ടെന്താ

ഇനി നമ്മളെല്ലും പുറത്തു പോയാലാ first result വന്നോ result വന്നോ സത്യം ഇനി ഇപ്പൊ result വന്നാൽ ആര് ചോദിക്കാൻ എത്ര A plus എത്ര Aplus എടേ പഠിക്കുന്നെ അടുതെന്താ നോക്കുന്നെ

ഉം ഓർക്കെന്തെങ്കിലും കാര്യം കൊണ്ടെരിക്കും പറ്റാതെ

ഉം നമ്മളാരെയും വെറുപ്പിക്കരുത് അതെ അതെ നമ്മളാരെയും വെറുപ്പിക്കരുത് ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ ഉം ഞാൻ എന്തായാലും അന്നൊട് പറയാം ഈ degree complete ചെയ്തിട്ട് course എടുത്ത മതി മോളെ ഇല്ലെങ്കിൽ scene ആവും എ degree complete ചെയ്യണം degree ക്ക് നല്ലൊരു mark വാങ്ങണം pretend ചെയ്തതാ ഉം ആ ഈ അല്ലെ college life അടിച്ച് പൊളിക്കാൻ പോൺ college life ആകെ ഒരൊറ്റ ഒരാഴ്ചയിൽ വരുഎ ഉള്ളു അന്നേരം miss ന്റെ കൈയ്യിന്ന് പഠിക്ക പഠിക്ക അതിൻെറ കൂടെ life enjoy ചെയ്യാ

നി ഇന്ന് പഠിക്കാണ്ട് പോയിട്ടില്ല അതെ പഠിക്കാണ്ട് പോയിട്ടില്ല college ലേക്ക് ആ പിന്നെ നമ്മൾ പഠിക്കും കളിക്കും വേണം ആ പഠിക്കും വേണം കളിക്കും വേണം അല്ലെ ഉം എല്ലാം വേണ്ടേ ക്കു

over ഇളക്കേണ്ട ഉം വേണ്ട okay പിന്നെന്താ വീട്ടിലെ വർത്താനങ്ങൾ വീട്ടിൽ അല്ഹമ്ദുലില്ല സുഖാണ് എല്ലാർക്കും

എല്ലാവർക്കും സുഖം അല്ഹമ്ദുലില്ല പടച്ചോൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല

ഒന്നുമില്ല ഇപ്പൊ അടുക്കളയിൽ കയറാൻ ഇറങ്ങിയത് അടുക്കളയിൽ കേറലില്ലേ മോളേ full education മാത്രം അടുക്കള ഒന്നുമില്ല

അല്ല ചായയൊക്കെ ഇടാൻ അറിയാം അടുക്കളയിൽ ഇറങ്ങാൻ ആവുന്നെല്ലേ ഉള്ളു പഠിക്കാല്ലോ അതാരാ പറയുന്നെന്ന് പിന്നെ അടുക്കളയിൽ തന്നെ എന്താ എന്താ മോളേ എനിക്ക് food ഉണ്ടാക്കാനൊക്കെ അറിയാം

ഈ over ഇതാക്കേണ്ട എനിക്ക് food ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ

എനിക്ക് favorite എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടാ chicken മന്തി

ആ വള്ളായി മന്തിയൊക്കെ ഉണ്ടാക്കിയ മതി എന്ന ഞാൻ ഒരു അൻറെ വീട്ടിക്ക് വരാം ഓ പോര് ഈ ഈ വരുന്ന ദിവസം ഞാൻ മന്തി ഉണ്ടാകുന്നു പിന്നെ നോമ്പിന് snacks ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്ക ഉമ്മ പത്തിരി കറി അങ്ങനെ ഒക്കെ ഉണ്ടാക്കും ഞാൻ വരും മന്തിയും special ഒക്കെ കാണും ഉം എന്ന ശരി ഇനി free ആവുമ്പൊ വിളിക്ക് ഇനി ഏർ result ഒക്കെ വന്നിട്ട് ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കുന്നുണ്ട്

Hello അമയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖ തന്നെയാണോ നിനക്ക്

ഒരു വർഷായി Hostel ല് മാറിട്ട് പക്ഷെ വീട്ടില് നിക്ക്ന്നതിനെ കാട്ടിം ബുദ്ധിമുട്ടാണ് Hostel ല് നിക്കുമ്പോ ഞാനനുഭവിക്കുന്നെ

സമയെങ്ങനെയാ വൈകുന്നേരം Class കഴിഞ്ഞ തിരിച്ച് കേറണ്ടത് ശനി ഞായർ ദിവസങ്ങളില് പൊറത്തേക്ക് പോകുന്നതിന് പിന്നെ നിങ്ങളെ Hostel ല് എടാ അതിപ്പോ എന്തായാലും നമ്മള് വീട്ടീന്ന് ഇതാക്കുന്ന അത്രയും ഇതിപ്പോ കിട്ടൂലല്ലോ പക്ഷെ എന്താ പറയാ നീ പറഞ്ഞ കേട്ടെടുത്തോളം അവിടെ നിയന്ത്രണങ്ങൾ ഒരുപാട് കൂടുതലാന്ന് എനക്ക് തോന്നുന്നു അധിക നിയന്ത്രങ്ങളാണെങ്കിലവിടെ എനക്ക് ഇപ്പൊ പറയാനാണെങ്കില് ഇവിടെ ഒൻപത് മണി വരെയാ Time സമായൊള്ളു അതിപ്പോ എന്താ പറയാ അതിപ്പോ കൂട്ടണന്ന് പറയ്നിണ്ട് അതേപോലെ ശനി ഞായർ ദിവസങ്ങളിലും പുറത്ത് പോയാല് ഒമ്പത് മണിക്ക് തിരിച്ച് കേറണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതായത് രാത്രികാലങ്ങളൊക്കെ ഇവിടെങ്ങും പൊറത്തൊക്കെ പരിപാടി ഒക്കെ നടക്കുമ്പോ വേറെ എന്താ പൊറത്തിന്ന് ആഹാരം കഴിക്കുന്നേനൊന്നും ഇവിടെ വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ല

ആറ് മണിക്ക് തിരിച്ച് Hostel ല് കേരണം ശനി ഞായർ ദിവസങ്ങളില് പൊറത്ത് പോയ തന്നെ ആറ് മണിക്ക് തിരിച്ച് Hostel ല് കേറണം എടേയും അധികം പാകാൻ പറ്റൂല അധികം ചെലവയിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടിണ്ട് അപ്പൊ ഒന്ന് ശനി ഞായർ ദിവസങ്ങളില് പൊറത്തേക്ക് പോവണ്ടിക്ക തന്നെ രക്ഷിതാക്കളെ വിളിച്ച് പറയണം രക്ഷിതാക്കളെ hostel Matron നെ വിളിച്ചിറ്റ് സംസാരിക്കണം ഒന്ന് കുട്ടിക്ക് ഇന്ന ആവശ്യത്തിന് പൊറത്തേക്ക് പോണം ഒന്ന് സമ്മതിക്കണം എന്ന് പറയണം അപ്പൊ Matron അതിനേക്കാൾ വലിയ പ്രശ്നണ്ടാക്കും നിങ്ങളെ കുട്ടിപ്പോ പൊറത്ത് പോകുന്നത് അതെന്നെ ബാധിക്കുന്ന കാര്യല്ല പൊറത്ത് പോയാല് എന്തെങ്കും സംഭവിച്ചാല് അതിൻറെ ഉത്തരവാദിത്വം എനക്കല്ല എന്ന രീതിക്ക് എന്തൊക്കയോ പറയും ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയ പെൺകുട്ടികളല്ലേ എന്നാലോ അതും അതിനൊന്നും ഇവിടെയൊരു പ്രസക്തി ഇല്ല അപ്പൊ നിങ്ങൾക്കവിടെ പുരുഷന്മാർക്ക് Hostel ലോ കാര്യങ്ങളോ ഒന്നുല്ലേ അവിടെ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാ അതൊക്കെ എങ്ങനെയാ നടക്കുന്നത് നമ്മടെ College ല് ആൺകുട്ടിയക്ക് Hostel ല് ന്ന് പറഞ്ഞിറ്റൊരൂ സൗകര്യം ഇല്ല പക്ഷെ ആൺകുട്ടികള് ഇപ്പം Lodge അങ്ങത്തെ കാര്യങ്ങളില് ഓരോ വീട് അങ്ങനെയായിറ്റാന്ന് നിക്ക്ന്നെ ഓരോ വീട് വാടകക്ക് എടുത്തിറ്റ് കൊറച്ച് Boys ആൺകുട്ടികള് അവിടെ നിക്കുന്നെ അങ്ങനെ അവരിക്ക് എന്നാ Hostel ല് കേരുന്നതിന

പുറത്തേക്കെല്ലോ അവരിക്ക് ഇഷ്ടള്ള സമയത്ത് പോകുന്ന് വെരുന്ന് അവരിക്ക് ഇഷ്ട്ടള്ള ഭക്ഷണം കഴിക്കുന്ന് ഇഷ്ടള്ളത് പോലെ ജീവിക്ക്ന്ന് അങ്ങത്തെ ഓരോ ഇതാ പക്ഷെ ഞങ്ങക്ക് അങ്ങനെ അതൊക്കെ കാണുമ്പോ ഞങ്ങക്കിങ്ങനെ സങ്കടവാറിണ്ട് ഒന്ന് പൊറത്തേക്ക് പോവണ്ടേക്കില്ലൊ ഒരു പരിവാടി കാണണ്ടെക്കിലോ ഒന്നിനും പറ്റൂല ഇപ്പൊ ഉം പൊറത്ത് ഏതെങ്കിലും സ്ഥലത്ത്എന്തെങ്കിലും വലിയ രീതിലുള്ള പരിപാടി വെച്ച തന്നെ നമുക്കതൊന്ന് കാണാൻ പോകണം ന്ന് വെച്ചാല് അത് പറ്റൂല ഇവിട അടുത്തുള്ള അമ്പലങ്ങളില് ഉത്സവം കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്ന് പൊറത്തേക്ക് പോവണ്ടെക്കില് അതിനും പറ്റൂല തിരിച്ച് ആറ് മണിയാവുമ്പൾത്തേക്ക് തിരിച്ചെത്തണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിണ്ട്

എൻറെ ചേച്ചി ഇപ്പൊ എന്താ പറയാ ഒരു മൂന്നാല് മാസായി അഹ് പൊറത്ത് ജോലിക്ക് പോയിട്ട് അപ്പൊ ചേച്ചി പൊറത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിലും അതേപോലെ അയല്പക്കങ്ങളൊക്കെ ഒരുപാട് പ്രശ്നരുന്നു അതായത് ഒരു പെൺകുട്ടിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരുപാട് ദൂരെക്കൊക്കെ ഇങ്ങനെ തനിച്ചയക്കുന്നത് അവൾക്ക് വല്ല അപകടവും പ റ്റിയാൽ അവളുടെ ഭാവി നഷ്ടപ്പെടും അങ്ങനെ അതെ സമയത്ത് ആ വീട്ടിലെ ചേട്ടനും ഇതിലും ദൂരത്ത് ജോലിക്കും പഠനാവശ്യത്തിനൊക്കെ പോയിട്ടുണ്ട്

ഒരു പെൺകുട്ടിയോ സ്ത്രീയോ അതെ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ആയത് കൊണ്ട് മാത്രം ഇങ്ങത്തെ ഒരുപാട് പ്രശ്നങ്ങള് കേരളത്തില് അനുഭവിക്കുന്നെ പൊറം രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനത്തെ യാതൊരുത് പ്രശ്നോല്ല പെണ്ണെന്നോ ആണെന്നോ അല്ലെങ്കില് വേറേതെങ്കിലും ലിങ്കെന്നോ ഇള്ളൊരു വ്യത്യസം അവിടെ ഇല്ല നമ്മളി കേരളത്തില് ഇന്ത്യയില് മാത്രേ ഇങ്ങത്തെ വിശയങ്ങളിള്ളൂ പെൺകുട്ടി ആൺകുട്ടി വേറെ ലിംഗം എന്നില്ലേ പ്രശ്നങ്ങളിള്ളൂ പിന്നെ പെൺകുട്ടി ആയാല് കേ പെൺകുട്ടി ആയാല് വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളാണ് അടുക്കള പണി എടുക്കേണ്ട ആൾക്ക ആളാണ് എന്നപ്പോ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കി വീട്ടുകാര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കി ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങള് ഇത് മാത്രം കേട്ട് ജീവിക്കണ്ട രീതിലുള്ള ആൾക്കാരാണ് പെൺകുട്ടികള് ഈ കേരളത്തില് മാത്രേ കോടതി പോലും ഇത് Gender equality അല്ലെങ്കി ലിംഗ സമത്വം എന്ന കാര്യം അനുവദിച്ച് തന്നിറ്റുപോലും College കളിലോ School ലോ അല്ലെങ്കില് മറ്റ് പൊതു സ്ഥലങ്ങളിലോ അതൊന്നും ആരും തന്നെ നടപ്പിലാക്കോ അല്ലെങ്കില് അതിനു വേണ്ട കാര്യങ്ങള് ചെയ്യോ അതൊന്ന് ഏറ്റേടുക്കോ ഒന്നും തന്നെ നമ്മടെ ഈ കേരളയാണ്ട് ഒന്നും നടക്കുന്നില്ല പക്ഷെ പൊറം രാജ്യങ്ങളിലാണെങ്കിൽ അങ്ങനെ യാതൊരു വിധ പ്രശ്നോ ഇല്ല ഇത്ര സമയത്തിന് പൊറത്തെറങ്ങാൻ പറ്റില്ലാന്ന് ഇല്ലാതില്ല ഇത്ര സമയത്തിന് വീടിനുള്ളിൽ തിരിച്ച് കേറണം അല്ലെങ്കില് Hostel ആന്നെങ്കില് Hostel തിരിച്ച് കേറണം എന്ന യാതൊരു വിധ പ്രശ്നങ്ങളും പോറം രാജ്യങ്ങളി

അതെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങള് ഇതിൻറെ പേരില് നമ്മളനുഭവിക്കുന്നുണ്ട്

വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ചേച്ചിയുടെ ഭർത്താവിന് ചേച്ചിയെ പുറത്തൊരു ജോലിക്ക് വിടണ്ട താൽപ്പര്യം ഇല്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ചേച്ചി ഇപ്പൊ വീടിനുള്ളിൽ ഒതുങ്ങി കഴിയണ്ട അവസ്ഥയ ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരിതിണ്ട് എനിക്ക് അഹ് എന്താ പറയാന്ന് വെച്ചാൽ ഞാനൊരിക്കലും എന്താ പറയാ പഠിച്ചൊരു തൊഴില് വാങ്ങുന്നത് ഇങ്ങനെ വീടിൻറെ ഉള്ളില് ഒതുങ്ങി കൂടാനല്ല അത് ഞാൻ ശ്രമിക്കും എന്തായാലും അല്ലെ നിൻറെ എന്താ വീട്ടിലൊക്കെ എന്താണവസ്ഥ എൻറെ

എൻറെ രക്ഷിതാക്കളൊക്കെ എന്നെ വളർത്തി പഠിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിപ്പോ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിൻറെ ഇഷ്ട്ടത്തിനനുസരിച്ച് നമ്മള് ആ കാര്യം ചെയ്യരുത് അത് നമ്മളെ നമുക്ക് ഇഷ്ട്ടപ്പെട്ട പണിക്ക് പോകരുത് ഇഷ്ട്ടപ്പെട്ട വസ്ത്രം ധരിക്കരുത് ഒരു സംസാരം അവിടെ വന്നിട്ടുണ്ടെങ്കില് അതെനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം നമ്മളെ ഇഷ്ടങ്ങള് വ്യക്തി പരമായ കാര്യങ്ങള് അത് നമ്മളുമായിറ്റ് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അതില് വേറെ ഒരാളിടപെടനോ അല്ലെങ്കില് പെണ്ണായത് കൊണ്ട് വീട്ടിന്റുള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതോ എന്നുള്ള രീതിക്ക് കൊണ്ടു പോവാൻ എന്നെ എൻറെ പേ എൻറെ രക്ഷിതാക്കള് എന്നെ ആ രീതിക്ക് അല്ല എന്നോടങ്ങനെ അല്ല പറഞ്ഞെ അപ്പൊ അത് അങ്ങനെ ഒരു സ്ഥല ത്തി പെട്ടാൽ അങ്ങനെ ചെയ്യണം അവിടെ ഇരിക്കണം പെൺകുട്ടിയാണ് അത് ചെയ്യരുത്ന്ന് പറഞ്ഞാല് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊക്കെ അതാണ് എൻറെ Hostel ലും അനുഭവിക്കുന്നത് ൻറെ രക്ഷിതാക്കള് എന്നോട് പറയും Hostel ആയത് കൊണ്ട് എന്താ ആറ് മണിക്ക് എന്തിനാ കേറുന്നേ അതൊന്ന് തി സമയോന്ന് കൂടുതലാക്കി തന്ന അവരിക്ക് എന്താ ബുദ്ധിമുട്ട് ഒന്ന് പൊറത്ത് പോയി വരാനോ അല്ലെങ്കില് നമ്മടെ Campus ൻറെ ഉള്ളിൽ തന്നെ ഒന്ന് നല്ല രീതില് ചെലവഴിക്കാനോ ഒന്നും പറ്റുന്നില്ല

സമൂഹം എന്താ പറയാ നല്ല രീതിക്ക് എന്ന പറയാ പെൺകുട്ടികളെ അടിച്ചമർത്തനാണ് നോക്കുന്നത് അതിൽ നിന്ന് വളരെ കൊറചാ ണ്ട് പെൺകുട്ടികള് ചന്ദ്രനില് പോകുന്നുണ്ട് അതെ പോലെ ഹിമാലയം കീഴടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എന്നാ പറയാ സ്വന്തം വീട്ടിലെ ഇള്ള കുട്ടികളെ എന്ന പറയാ അടക്കത്തോടെയും ഒതുക്കത്തോടെയും കൂടി ഒക്കെ നിയമിക്കാൻ വേണ്ടിറ്റ് ശ്രമിക്ക കൊറേ ആൾക്കാര് എന്ന പറയാ അതിന് സദാചാരം പറയാനിണ്ട് ഇപ്പൊ ഒരുപാട് വാര്ത്തകളില് ഒരുപാട് പ്രശ്നം വേറുന്നുണ്ടല്ലേ വാർത്തകളിൽ ഒരുപാട് പ്രശ്നങ്ങള് വരുന്നുണ്ട് ഇപ്പൊ തന്നെ പല College കളിലും വനിതാ Hostel ല് സമയം നീട്ടണന്നുള്ള രീതിക്ക പല College കളിലും സമരം ചെയ്യും കോടതിനെ സമീപിക്കുകയും ചെയ്തകൊണ്ട് അവരിക്കൊക്കെ സമയം നീട്ടി കൊടുക്കും കോടതി പറഞ്ഞത് കൊണ്ട് College കളില് വനിതാ Hostel കളിൽ ഇന്ന സമയത്തിന് തിരിച്ച് കയറാണെന്നോ ഇന്ന സമയത്തിന് ശേഷം Hostel ൽ നിന്നും പുറത്തിറങ്ങരുതെന്നോ ഉള്ളെ യാതൊരു വിധ കാര്യങ്ങളോ അപ്പൊ കോടതി പോലും പറയുന്നില്ല അങ്ങനെയൊരു സാധനം വെക്കാണെന്നോ അങ്ങനെ ഒരു ഇത് ഇണ്ട്ന്നോ ഒന്നും കോടതി പോലും പറയുന്നില്ല എന്നിട്ടുപോലും College അധികൃതരും Hostel ലും പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും കുട്ടികളില് അടിച്ചേൽപ്പിക്കുന്നുണ്ട്

ഒരുപാട് സ്ഥലത്ത് പ്രശ്നണ് എന്താ പറയാ എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് പൊറത്തേക്ക് വിടുന്നില്ല അതുപോലെ എന്ന പറയാ ജോലി സ്ഥലത്ത് ജോലി സ്ഥലത്ത് ഇപ്പൊ എന്താ പറയാ ഞാനിപ്പോ എൻറെ ചേച്ചി ജോലിക്ക് പോയെടുത്ത് എന്ന ഒരു പറയാ പ്രധാന പ്രശ്നായിട്ടവള് പറയുന്നത് അതായത് അവിടെ ആകെ ജോലിക്ക് വരുന്നൊരു എന്താ പറയാ സ്ത്രീകളെന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഈ മൂന്ന് പേർക്ക് മറ്റവർക്ക് കൊടുക്കുന്നതിനേക്കാൾ എഴുപത് ശതമാനാണ് ഇവരുടെ ശമ്പളം അതായത് മറ്റൊരിക്ക് മുപ്പത് ശതമാനം ശമ്പളം കൂടുതല് കൊടുക്കുന്നു ഇതിപ്പോ കാലം മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഇവരും അവരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും എന്താ പറയാ പൈസേടെ കാര്യം വരുമ്പോ അതായത് എന്താ പറയാ ഒരവസരം കൊടുക്കണ്ട കാര്യം വരുമ്പോ അതിപ്പോ ജോലില് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കനടക്കം ഇവര് പരിഗണിക്കുന്നതാദ്യം പുരുഷന്മ്മാരെയാണ് സ്ത്രീകളെ ആ കാര്യത്തിലൊക്കെ തടയപ്പെടുകയാ ചെയ്യുന്നത് അതൊക്കെ ശെരിക്കും എന്താ പറയാ ഒരു എന്താ പറയാ നമ്മളെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് നമ്മളെ ലിംഗ സമത്വത്തിനെതിരെയുള്ളൊരു എന്താ പറയാ അടിച്ചമർത്തലല്ലേ അത് അതേടോ ഒരു ലിംഗ വിപാകത്തിന് അവരെ അവകാശങ്ങള് നിഷേദിക്കുന്നെ യാതൊരു വിധ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതിപ്പോ സ്ത്രീ പുരുഷൻ ന്ന് മാത്രമല്ല ഞങ്ങളിപ്പോ ഒരു മറ്റേ ലിംഗം സ്ത്രീ പരുഷ അല്ലാത്ത വേറൊരു ലിംഗം അവർക്കും ഇങ്ങത്തെ കൊറേ ബുദ്ധിമുട്ടുകള് ഇണ്ട് ഇപ്പോം സ്ത്രീ പുരുഷൻ അല്ലാത്ത Transgender പോലെയുള്ളൊരു ആളെ പൊറത്ത് എവിടേങ്കും കണ്ടാല് നമ്മുടെ നാട്ടുകാര് എങ്ങനെയാ അവരെ നിരീക്ഷിക്കുവാ ഓഹോ അവര് Trans gender ആണ് അവരിക്കെന്തോ പ്രശ്നോണ്ട് അവരെ നമ്മുടെ കൂട്ടത്തില് നിർത്താൻ പറ്റുന്നതല്ല എന്നൊരു രീതിക്കാണ് നമ്മളെ സമൂഹം നോക്കിക്കാണുന്നത് ഇത്രയും മുന്നോട്ട് പോയിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹമാണി പ്പോഴും നമ്മുടെ കേരളത്തില് അല്ലെങ്കില് ഇന്ത്യയില് ഇപ്പോഴും നിലനിൽക്കുന്നത്

നീ പറഞ്ഞു നിൻറെ College ലും ഇതേപോലെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാവുന്നുണ്ട് എന്നൊക്കെ പക്ഷെ ഇങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന് വരുമ്പളടക്കം എന്താ പറയാ ഒരു ഭാഗത്തിന്ന് ചോദ്യം വരുന്നത് പെൺകുട്ടികൾക്ക് എന്തിനാ ഇത്ര മാത്രം സ്വാതന്ത്ര്യം അവരിക്ക് അവരുടെ വീട്ടില് ഒതുങ്ങി ഇരുന്നപോരെ എന്തിനാ ഏഴ് മണിക്ക് ശേഷം അവര് പൊറത്തിറങ്ങുന്നത് ഒൻപത് മണിക്ക് ശേഷം എന്തിനാ അവരിക്ക് പൊറത്തെറങ്ങണ്ടേ അതിനുള്ള ആവശ്യം എന്താ ഇങ്ങനൊക്കെ ഒരുപാട് ചോദ്യങ്ങള് വരുന്നുണ്ട് ഇപ്പൊത്തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു Cinema ചലച്ചിത്ര താരം ഒരു പുരുഷനെന്താ പറയാ അവരെ അഹ് ഒരു എന്താ പറയാ ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുന്നതും അതിനു പകരം ഒരു എന്താ പറയാ വനിതാ ചലച്ചിത്ര താരം ഒരു ന്ത പറയാ ഒരു വെറുതെ ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുന്നതും അതിനു താഴെ വരുന്ന എന്നാ പറയാ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ശെരിക്കും എന്താ പറയാ മലയാളിക്ക് കുറ്റബോധം തോന്നിന്നിണ്ട് എനിക്ക് മലയാളി ആയത് കൊണ്ട് അഹ് അത്രമാത്രം നിലവാരം ഇല്ലാണ്ടായി പോവുന്നുണ്ട് നമ്മുടെ സമൂഹം അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ ഒരുപാട് പ്രശ്നന്ന് ഇപ്പോം ശെരിയാടാ ഇല്ലെങ്കി തന്നെ വിദ്യാഭ്യാസത്തിൻറെ കാര്യത്തില് ഏറ്റോം മുന്നിട്ടുനിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തില് തന്നെ ഇങ്ങത്തെ ലിംഗ സമത്വം ഇല്ല അല്ലെങ്കില് ആൺ പെൺ വേർതിരിവ് കാണിക്കുന്നന്ന് വെച്ച തീരെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യണ് നമ്മുടെ കേരളത്തില് ഇത്രേം വിദ്യാഭ്യാസ സമ്പന്നമായ കേരളത്തില് ആൺ പെൺ എന്ന്‌ പറഞ്ഞിട്ട് പെൺകുട്ടികള് വീട്ടിന്റെഉള്ളില് അടച്ച് അടചൊതുക്കി നിർത്തുക അല്ലെങ്കില് നീ പറഞ്ഞത് പോലെ തന്നെ നമ്മളിപ്പോ ഒരു സാമൂഹ്യ മാധ്യമത്തില് ഒരു പെൺകുട്ടി തൻറെ ഒരു Photo തൻറെ ഒരു ചിത്രം ഇട്ടാൽ തന്നെ അതിൻറെ അടിയില് വരുന്ന അടിക്കുറുപ്പുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങള് തന്നെയാണ് നീ പറഞ്ഞത് പോലെ തന്നെ

ഇത്രപോലെ Engineering ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ട്ടല്ലേ ഒരാൺകുട്ടി ആന്നെങ്കില് കൊറച്ച് കാലം കഴിഞ്ഞ നിങ്ങളെ അവൻ നോക്കും പെൺകുട്ടി ആയിക്കഴിഞ്ഞാല്‍ കല്യാണം കഴിച്ച് വിടാനുള്ളതല്ലേ പിന്നെ മുഴുവൻ നഷ് ട്ടായിരിക്കൂലേ പിന്നെ എന്തിനാ ഇവൾക്ക് ഇത്രമാത്രം ചെലവ് നിങ്ങള് കൊടുക്കുന്നെന്നോക്കെയാ അതായത് ഇവരുടെയൊക്കെ കണക്കില് ഇപ്പഴും എന്താ പറയാ പതിനെട്ട് വയസ്സാവുന്നത് വരെ ആഹാരവും ഭക്ഷണവും തന്ന്

പിന്നെ എന്താ പറയാ പിന്നെ പൈസ കൊടുത്ത് ഒഴിവാക്കാനുള്ള വസ്തുക്കളായിട്ടാണ് ഇപ്പോഴും കാണുന്നത് അല്ലാതെ എന്താ പറയാ നമുക്കൊര് സ്വന്തം കാലില് നിന്ന് ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാക്കിയെടുക്കണെന്ന് ഇവരിക്ക് ഇപ്പോഴും തോന്നുന്നില്ല സമൂഹത്തില് ഒരുപാട് പേർക്ക് ആ ചിന്തയുണ്ട് അതുപോലെ എന്താ പറയാ ഒരുപാട് ദൂരെ വിടും പറയെടാ

ഇരുപത്താറ് വയസ്സായിട്ടും എന്ത് കൊണ്ട ഇവൾക്ക് കല്യാണം കയ് കല്യാണം കയ്ക്കാൻ കല്യാണം കയിപ്പിച്ച് അയക്കത്തെ ഇവക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ജാതക പ്രശ്നോണ്ടോ ണ്ടോ പക്ഷെ ഒരു ആൺ കുട്ടിൻറെ കാര്യത്തില് ഇവരത് ചോദിക്കുന്നില്ലല്ലോ ഇരുപത്തേഴ് വയസ്സായില്ലേ എന്തെ അവൻറെ കല്യാണം കഴിക്കത്തെ അല്ലെങ്കില് ഇരുപത്തൊന്ന് വയസ്സായില്ലേ എന്തെ അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കാത്തെ എന്ന രീതിക്ക് ഒരാളും ചോദിക്കുന്നില്ല എൻറെ Aunty അതുപോലെന്നെ ഒരു മോനിണ്ട് ആ മോനിപ്പോ ഇരുപത്തിനാല് വയസ്സായി പക്ഷെ ആ മോനെ പറ്റിറ്റ് Aunty പറയുന്നേ ഇല്ലാലോ മോന് ഇരുപത്തിനാല് വയസ്സായി മോന് മോന് കല്യാണ പ്രായായി മോനെ കല്യാണം കയിപ്പിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ ഇല്ലാത്ത ഉത്തരവാദിത്വമാണ് എൻറെ എൻറെ കാര്യത്തില് ഇവക്ക് ഇരുപത്തൊന്ന് വയസ്സായില്ലേ ഇവളെ എന്തെ കല്യാണം കഴിപ്പിച്ച് അയക്കത്തെ ആലെചനകളൊന്നും വരുന്നില്ലേ എന്ന രീതിക്ക്

എന്താ പറയാ ഇതും വെക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എന്ത പറയാ ഇപ്പൊ ഞാൻ ഞാൻ കണ്ടതിൽ നിന്നും വളരെ തമാശ തോന്നീട്ടുള്ളൊരു കാര്യം വേറൊന്നുണ്ടേ അതായത് ഇപ്പോം

ആർക്കും ഒരു പ്രശ്നോല്ല അവൻ കണ്ടെത്തിയ അവൻറെ കുട്ടി ഒരു പ്രശ്നോ ഇല്ല നല്ലൊരു കാര്യം അതെ അതേസമയം എന്നോടും എൻറെ അനിയത്തിയോടും പറഞ്ഞത് ഇതുപോലെ ഒന്നും കണ്ടിട്ട് മക്കളിവിടെ വരണ്ട പെങ്കുട്ടിയള് ഇങ്ങനെ വേണ്ടാത്തതൊന്നും പോണ്ട നിങ്ങക്കുള്ള ആൾക്കാരെ ഞങ്ങള് കണ്ടെത്തി തരും അതായത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ആളെ തിരഞ്ഞെടുക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഇപ്പൊ നമ്മളെ സമൂഹം തരുന്നില്ലന്നുള്ളത് വളരെ എനിക്ക് പുച്ഛം തോന്നുന്നൊരു കാര്യാ

പറഞ്ഞെ ഇപ്പൊ നീയിപ്പോ ഇതേപോലെ ആരെങ്കിലും കണ്ട് വെച്ചിറ്റിണ്ടെങ്കില് ഇങ്ങനെ നിന്നെ കല്യാണം കഴിപ്പിച്ച് തരുവെന്നോ അതോ അവര കൂടെ ത വീടുവെന്നോ ഒന്നുവല്ല എന്നോട് പറഞ്ഞത്

വീട്ടില്ന്ന് വെച്ച അച്ഛനും അമ്മയ്ക്കും അല്ല അത് പ്രശ്നം പ്രശ്നം ഉള്ളത് മറ്റ് കുടുംബക്കാർക്ക അല്ലെങ്കി അയൽ അയൽവാസികൾക്ക് അവരിക്കാണ് ഇപ്പൊ തന്നെ ഞാനൊന്ന് പൊറത്ത് വീട്ടില് പറഞ്ഞിട്ടാരിക്കും പൊറത്തേടെങ്കും പോയിട്ടുണ്ടാവ പക്ഷെ അത് ഒന്ന് കൊറച്ചൊന്ന് വൈകിപ്പോയാല് വീട്ടിലേക്ക് തിരിച്ച് എത്താൻ വൈകിപ്പോയാല് ഞാനെൻറെ രക്ഷിതാക്കളെ വിളിച്ച് പറയുന്നതിന് മുമ്പേ

അതെ പെൺകുട്ടി ആവുന്നേല് ഒരുപാട് ഇപ്പൊ ഞാനിപ്പോ പറയുന്നേ ഇങ്ങനെ ഇതാക്കുന്നു ഇപ്പൊ എന്താ പറയാ ഒരു കുടുംബത്തിലൊരു ചടങ്ങിനൊക്കെ പോയിട്ടാവുമ്പോ എനിക്കിപ്പോ ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാളെ പോയിട്ട് എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞാല്

ഇത് ചടങ്ങിന് പോകാൻ പറ്റില്ല നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങള് പറയുന്നു ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അവര് ഒരുപാട് നിപന്തങ്ങളും നിയന്ത്രണങ്ങളും വെക്കുന്നു